ഈയൊരു പശ്ചാത്തലത്തിലാണ് ദാരിദ്ര്യത്തിൽ അകപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷത്തിന്‍ടെ പിന്തുണയോടെ മുസ്ലീം ലീഗ് അതിന്‍ടെ പ്രവർത്തനത്തിന്‍ടെ രണ്ടാംഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്. ഇതാണ് മുസ്ലീം ലീഗിനെ പറ്റിയിട്ട് ഇങ്ങനെ ചുരുക്കി പറയാണെങ്കിൽ ഇങ്ങനെ പറയണത് ഓനെപറ്റി ചെറുതായിട്ട് പറയാണെങ്കിൽ

അതിനു ശേഷം വന്നിരുന്നു ഈ മിൻറ്റോ മോർലി പരിഷ്‌ക്കാരം. അതുപിന്നെ ആയിരത്തിതൊള്ളായിരത്തിയൊൻപത്തില് കഴ്സൺ പ്രഭു ദേശീയപ്രസ്ഥാനത്തിനെതിരെ viceroy കഴ്സൺ പ്രഭു സ്വീകരിച്ച നടപടി.

പ്രസ്ഥാനത്തിനെ അഹ് തളർത്തുന്നതിനുപകരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് മിൻറ്റോ മോർലി ഇത് അല്ല viceroy കഴ്സൺ പ്രഭു ശ്രമിച്ചത്. സാമ്രജ്യത്വത്തിന് എതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ എതിർപ്പ് കൂടുതൽ ശക്തമായി. സാമ്രാജ്യത്തു colonial വിരുദ്ധപ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമായതോടെ അതിനെ താൽകാലികമായി ശമിപ്പിക്കാൻവേണ്ടി

government കൊണ്ടുവന്ന ഒരു ഭരണപരിഷ്കരണമാണ്‌ ആയിരത്തിതൊള്ളായിരത്തിയൊൻപതിലെ മിൻറ്റോ മോർലി പരിഷ്‌ക്കരണം. അതായതു government നെതിരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ താല്കാലികമായി ശമിപ്പിക്കാൻ വേണ്ടീട്ട്

കുറക്കാൻ വേണ്ടീട്ട് കൊണ്ടുവന്നതായിരുന്നു ഈ~ മിൻറ്റോ മോർലി പരിഷ്‌ക്കരണം.

കോൺഗ്രസ്സിലെ മിതവാദി വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുക, മുസ്ലീം ലീഗിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക തീവ്രവാദപ്രവർത്തനങ്ങളെ എതിർക്കുക എന്നീ ഉദ്ദേശ്യലക്ഷ്യങ്ങളോടെയാണ് പരിഷ്‌ക്കരണം നടപ്പിലാക്കിയത്. അതായത് ഇവർക്ക് മൂന്ന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു

മൂന്ന് തീവ്രവാദപ്രവർത്തനങ്ങളെ എതിർക്കുക.

അന്നത്തെ viceroy മിൻറ്റോ മോർലിയും ഇന്ത്യ state secretary. മോര്‍ലി~ മിൻറ്റോ മിൻറ്റോ പറഞ്ഞ viceroy യും മോർലി എന്നുപറഞ്ഞ ഇന്ത്യ state state secretary എന്നിവർ ചേർന്നിട്ടാണ് ഈ പരിഷ്‌ക്കരണം രൂപംകൊണ്ടത്, രൂപംകൊടുത്തത്. മോർലി പരിഷ്‌ക്കരണം ബ്രിട്ടീഷ് Parliament ൽ അവതരിച്ചു പാസ്സാക്കിയതോടെ. ഇത് ബ്രിട്ടീഷ് Parliament ൽ അവതരിപ്പിച്ചു ആയിരത്തിതൊള്ളായിരത്തി യൊൻപത്തിലാണ്‌ ഇത് പാസായത്, ഈ നിയമം.

മിൻറ്റോ മോർലി പരിഷ്‌ക്കരണത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയായിരുന്നു. Imperial legislative council ലെ അംഗസംഖ്യ ഇല്ലേ അത്

ഇരുപത്തഞ്ചിൽനിന്ന് അറുപത്തിയെട്ടാക്കി ഉയർത്തി.

തിരഞ്ഞെടുക്കപ്പെട്ട~ പ്രാദേശിക സമിതി പ്രതിനിധികൾ പതിമൂന്നുപേര്.

ഏഴുപേർ ഭൂപ്രഭുക്കന്മാരും രണ്ടുപേർ പ്രത്യേകസമിതിയിൽ നിന്നും ഉള്ളവരായിരുന്നു. പിന്നെ അഞ്ചുപേര് നമ്മൾ മുസ്ലീം ലീഗിലേക്ക് ഉള്ളവരായിരുന്നു.

പിന്നെ വോട്ടവകാശം സമ്പന്നവിഭാഗക്കാർക്കു മാത്രമായി നിയന്ത്രിക്കപ്പെട്ടു

തിരഞ്ഞെടുപ്പു സമ്പ്രദായമാണ് പ്രാദേശിക council കൾ നടപ്പിലാക്കിയത്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടുതന്നെ ഭരണസംവിധാന അടിസ്ഥാനഘട്ടത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്താൻ പറ്റിയിരുന്നില്ല. സാധിച്ചിരുന്നില്ല അവർക്ക്. പിന്നെ ആയിരത്തിതൊള്ളായിരത്തിയൊൻപത് നിയമത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പരിഷ്‌കരണം എന്നുപറയുന്നത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജമണ്ഡലങ്ങൾ അനുവദിച്ചത്

പിന്നെ പ്രത്യേക നിയോജകമണ്ഡലം പ്രകാരം മുസ്ലീം വിഭാഗത്തെ പ്രത്യേക മണ്ഡലങ്ങളാക്കുകയും അവിടെ മുസ്‌ലീങ്ങൾക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രത്യേക മുസ്‌ലീങ്ങൾ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടു പ്രത്യേക മണ്ഡലങ്ങൾ നിയമിച്ചിട്ട്.

colonial നയത്തിന്‍ടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ. വിഭജനപ്രക്രിയയല്ലേ?

ഭിന്നിപ്പിച്ചുകൊണ്ടു ഭരിക്കുന്നത് ഇതിൽ വരത്തില്ലേ പ്രായോഗിക നിയോജകമണ്ഡലങ്ങൾ മുസ്ലീം ലീഗ് കോൺഗ്രസ്സും ചേരുന്നതിനെ ഇത് തടയുമെന്നും എല്ലാ ഇന്ത്യക്കാരും പ്രാതിനിധ്യ കോൺഗ്രസ്സ്. അതായത് കോൺഗ്രസ്സും മുസ്ലീം ലീഗും പിന്നീട് ഒരേതായതുകൊണ്ട് അവര് ഒരുമിച്ചു ഭരിച്ചു.

പ്രത്യേക നിയോജകമണ്ഡലമെന്ന ആശയം ദേശീയ ഏകീകരണത്തെ തടസ്സപ്പെടുത്തുകയും ദേശീയപ്രസ്ഥാനത്തിന്‍ടെ വളർച്ചയെ ദുർബലമാക്കുകയും ചെയ്തു.

മറ്റേ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വർഗീയതയുടെ വളർച്ചയെ സഹായിച്ചൂന്ന് പറയും. അവര് മുസ്ലീം ലീഗ്.

ഒരു ന്യൂനപക്ഷം മാത്രം ന്യൂനപക്ഷം മാത്രം പരിഷ്‌ക്കരണത്തെ പിന്തുണച്ചപ്പോള് ഭൂരിപക്ഷം ഇന്ത്യക്കാരും അഹ് മിതവാദത്തെയായിരുന്നു അതായത് ആകിയിരുന്നത്

അതിനുശേഷം പിന്നെ അതിങ്ങനെ വിപ്ലവപ്രവർത്തനങ്ങളുണ്ടായി. ഈ ബംഗാൾ വിഭജനത്തിന ഭാഗമായിത്തന്നെയാണ് ഈ മിതവാദപ്രവർത്തനം ഉണ്ടായതു പിന്നെ വിപ്ലവപ്രവർത്തനം ഉണ്ടായി. അത് കഴിഞ്ഞു പിന്നെ ഗാദർ പാർട്ടി. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. വിപ്ലവപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ബംഗാൾ വിഭജനത്തെത്തുടർന്ന് ബംഗാളിൽ വിപ്ലവപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിപ്ലവസാഹിത്യം കവിതയായാലും ആ ഈ police officer മാര് magistrate മാര് Prosecutor മാര് തുടങ്ങിയവരായിരുന്നു വിപ്ലവകാരികളുടെ ലക്ഷ്യം.

വിപ്ലവക്കാരികൾക്കെതിരെയായി ശക്തമായ അടിച്ചമർത്തൽ നടത്തി. അതയതി~ അഹ് ഇതിന്‍ടെ ഭാഗമായി prevention of act പ്രകാരം

വിദേശരാജ്യങ്ങളിൽ പോയിട്ട് താമസം~ താമസി അപ്പൊ ഇതൊക്കെയാല്ലേ ബ്രിട്ടീഷ്‌ക്കാരുടെ മറ്റേ പ്രവർത്തനവും കാര്യങ്ങളും അല്ലെ ഇന്ത്യയിൽ വന്നുങ്ങാണ്ട് കൊണ്ടുവന്നതൊക്കെ. അതുമാതിരി ഗ~ ഗത്തർ party കൊടുന്നിരുന്നു.

ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേരളം യത്തെ കുറിച്ചാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം വടക്കൻ ദശാംശം എട്ട് percentage പതിനേഴേ മുപ്പതിനും പന്ത്രണ്ട് percentage നാപ്പാ നാപ്പത്തി ഏഴേ നാപ്പത് ഉൽകുടി യിലേക്കും കിഴക്കൻ ഏക

തമിഴ് നാട് വടക്കു കർണ്ണാടകം എന്നീ സംസ്ഥാനങ്ങളും പടിഞ്ഞാറ് അറബിക്കടലുമാണ് പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് kilometer വരെ വീതിയും അഞ്ഞൂറ്റി എൺപത് kilometer നീളവും ഉള്ള കേരളത്തിന്റെ അതിർത്തികൾ മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ഇന്നത്തെ തമിഴ്‌നാട്ടിലെ കന്യാകുമാരി ജില്ലയും തെങ്കാശി ജില്ലയിലെ

മദിരാശി സംസ്ഥാനത്തിലെ ഗൂഡല്ലൂർ താലൂക് ഗുംത്ത താലൂക് top leep ആനക്കെട്ടിക്കും കിഴക്കുള്ള അട്ടപ്പാടി വനങ്ങൾ ഇപ്പോൾ നീലഗിരി ജില്ലാ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗങ്ങൾ ഒഴികെ ഉള്ള മലബാർ ജില്ലാ അതെ സംസ്ഥാനത്തിലെ

ഈ പ്രദേശങ്ങൾ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഭഷ്യ അടിസ്ഥാനത്തിൽ കേരളാ സംസ്ഥാനം രൂപീകരിച്ചത് വൈ വൈവിധ്യ മേറിയ ഭൂ ഭൂപ്രകൃഷ്ട്ടിയയിൽ സമ്പന്നമായ ഇവിടം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട അമ്പതു അമ്പത് തലസ്ഥാനങ്ങളുടെ പട്ടികയിൽ national geographic traveller magazine ഉൾപ്പെടുന്ന് പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത് മലയാള പ്രദേശ പ്ര പ്രധാന പക്ഷമായി പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനം

എന്നിവയാണ് കളരിപ്പയറ്റ് കഥകളി പടയണി ആയുർവേദം തെയ്യം മാപ്പിളപ്പാട്ട് തുടങ്ങിയവ കേരളത്തിന്റെ പൂകയ്റ്റുന്നു പുകയ്റ്റുന്നു സുഗന്ധ വ്യഞ്ജനനങ്ങൾക്കും കേരളം പ്രശസ്തമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കേരളത്തിന്റെ സമ്പത് വ്യവസ്ഥയിൽ പ്രധാന ഘടമാണ്

ലോകത്തിലെ മികച്ച എന്ന അംഗീകാരവും മലയാളികളായ nurse മാർക്ക് എവിടെയും ചിലയിടങ്ങളിൽ ലഭി ക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ വളരെ പിന്നോക്കാവാസ്ഥയിൽ ആയിരിക്കും കേരളം അരറ്റി അരനൂറ്റാണ്ടി നിടയിൽ വൻ മാറ്റങ്ങളും സാക്ഷ്യം വഹിച്ചിച്ചുണ്ട് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന ആളുകളിൽ സ്വന്തം നാട് സ്വന്തം നാടായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം എന്ന ഈ സ്ഥലത്തു നിന്ന് മറ്റ് europian countries ലൂടെ അമേരിക്ക പോലെ ലണ്ടൻ പോലെ റഷ്യ അതുപോലെ പല രാജ്യങ്ങളിലും പോയി പണി എടുക്കുന്ന പല മലയാളികൾക്കും തന്റെ നാടായ കേരളത്തിൽ വന്ന് ഒന്നിരിക്കുവാൻ ഒന്ന് കൊതിക്കുന്ന ഒരു രീതിയിൽ ഉള്ള ഒരു വ്യത്യസ്ത രീതിയിൽ ഉള്ള പലകാര്യങ്ങളും ഉള്ള ഒരു സംഭവമാണ് കേരളത്തിൽ ഇന്ന് കുടികൊണ്ടിരിക്കുന്നത് നാട്ടിൽ പണി ചെയ്യുന്നവർക്ക് അതിന്റെ വില മനസ്സിലാകുന്നുണ്ട് എന്നും അവർ പറയുന്നു മറ്റു രാജ്യങ്ങളിൽ പോയാൽ ഇത്ര സുഖത്തോടെ നമ്മക്ക് അവിടെ നിൽക്കാമെന്നും ഇന്ത്യ രാജ്യ തന്റെ കേരളത്തെ പോലെ ഒരു സ്ഥലം വേറെ എത്രയൊക്കെ രാജ്യങ്ങളിൽ നമ്മൾ പോയി നിന്നാലും അവിടുത്തെ ഇതിനോട് നമ്മൾ ചേരുവ എന്നല്ലാതെ നമ്മുക് അത് ഇഷ്ട്ടപ്പെടുവാനുള്ള ഒരു രീതി തന്നെ ആയിരിക്കും വിവിധ സാമൂഹ്യ മേഖലകളിൽ കൈവരിച്ച ജില്ലാ നേട്ടങ്ങൾക്ക് മൂലം കേരളം ശ്രദ്ധിക്കപ്പെടു പ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് percentage സാക്ഷാരത ആൺ അതിൽ ഒന്ന് ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സാക്ഷാരത നിരക്ക് ആണ് രണ്ടായിരത്തി അഞ്ചിൽ trans parency international നടത്തിയ ഒരു survey പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന സംസ്ഥാനമാണ് കേരളമാണ് കേരളത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് persian gulf രാജ്യങ്ങൾ ജോലിചെയ്യുന്ന മലയാളികളെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പണി എടുത്ത് നമ്മുടെ നാടിന് വിജയിക്കേണ്ട പല സംഭവങ്ങളും കേരളത്തിൽ നിന്നും ആളുകൾ മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ കുടികൊണ്ട് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ നിന്നും കൂടെ ആണ് ഒത്തുപോകേണ്ടത് എന്നാലും ഇരിക്കെ അവിടെ പോയി അവർ ജീവിച് അവിടിത്തെ രാജ്യത്തിനോട് അവർ അവരുടെ അഞ്ച് വർഷത്തോളം അധികം പണി എടുത്താൽ മറ്റു രാജ്യങ്ങളിൽ അത് അവരുടെ രാജ്യമായി ചിത്രീകരിക്കുകയും അത് അവരുടെ രാജ്യമായി എടുക്കുകയും വേണം എന്നാണ് അവിടുത്തെ നിയമം നമ്മുടെ കേരളം വിട്ട് അവിടെ പോയിരിക്കണം മുല്ലപ്പൂ തിരുത്തുക കേരളം എന്ന പേരിന്റെ ഉത്സവത്തെ പറ്റി വിപ വിപി ആണ് അഭിപ്രായങ്ങൾ ഉണ്ട് എനിക്കിവിടെ പറയാനുള്ളത് ഇവിടുത്തെ മാപ്പിളപ്പാട്ടും കഥകളിയും മറ്റു പടയണി ആണ് ആയുർവേദം തെയ്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് മാപ്പിളപ്പാട്ടിനെ പറ്റി പറയുക ആണെങ്കിൽ നമ്മുടെ ര കേരളത്തിൽ എല്ലാവർക്കും കൂടുതൽ പാടുവാനും പാടിയതും കെ മാപ്പിളപ്പാട്ടിനെ പറ്റി ആണ് പല cinema മലയാള cinema യിൽ കേരളത്തിൽ പല മലയാള cinema കളിലും മാപ്പിള പാട്ടിനെ പറ്റി പാടുന്ന പല പാട്ടുകളും ഉണ്ട് പല പാട്ടുകളിലൂടെയും പല കലാകാരൻമാരും കേറിപോയിട്ടുണ്ട് കഥകളി പടയണി എന്നീ പറയുന്ന കളികളിൽ പല മറ്റു രാജ്യങ്ങളിൽ നിന്നു വൻ വരുന്ന വർക്ക് അത് വളരെ അധികം ഇഷ്ടപൂർവ്വം ഇഷ്ട്ടമേറിയ ഒരു സംഭവമാണ് പിന്നെ ആയുർവേദം പല രോഗങ്ങൾക്കും കേരളത്തിൽ തന്നെ സ്വന്തം ചികിത്സപോലെ രീതിയിലുള്ള ഒരു സംഭവമാണ് ആയുർവേദം പിന്നെ ഞാൻ പറയുക ആണെങ്കിൽ ഇവിടുത്തെ കൃഷിയും നെല്ലും കെ തന്റെ കേരളത്തിലുള്ള ജനങ്ങൾ തന്നെ ഏക്കറ കണക്കിന് നെൽകൃഷി ചെയ്ത് അവിടെ നെല്ല് വിളയിച്ച് സാധരണക്കാരായ ആളുകൾ നെല്ല് വിളയിച്ചു അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ കൃഷി ചെയ്യുന്ന ആളുകൾ അന്നന്നേക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്കു ഒരു തൊഴില് അതുപോലെ അരിയും നിർമ്മിക്കുന്ന ഒരു സംഭവമാണ് കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന പേരുണ്ടായി എന്ന അഭിപ്രായമാണ് ഏറ്റവും പ്രബലം കെ കോരം എന്ന പദവും സ്ഥാലം സ്ഥലം എന്ന അർഥം വരുന്ന ആളം എന്ന പദവും ചേർന്നാണ് കേരളം എന്ന പേരുണ്ടായത് എന്ന് പദം ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നു കേരളത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി അട്ടപ്പാടിയിൽ നിന്ന് ഒരു ചുരം ഉണ്ടാകുവാനുള്ള വഴി സായിപ്പൻമ്മാർക്ക് അറിയാതെ മറ്റ് കടയിൽ നിന്ന് വന്ന് അവർക്ക് വഴികാട്ടിയ ഒരു ആദിവാസിയെ വഴി കാട്ടിയതിന് ശേഷം കൊല്ലുകയാണ് ഉണ്ടായത് കാരണം ആദിവാസി ഒരു മലയാളി ആണ്‌ അത് അവരുടെ മനസ്സിൽ കേരത്തിലുള്ള ആളുകളുടെ പോലെ അവരുടെ മനസ്സിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അവർ അവർക്ക് വേണ്ടി ഉള്ള വഴികാട്ടി വഴികാട്ടിയതിനു ശേഷം അവർക്ക് വഴികാട്ടിയത് ഒരു സാധാരണക്കാരനാണ് എന്നുള്ള രൂപത്തിൽ അവനെ കൊന്നുകളയുക ആണ് ഉണ്ടായത് കേരളത്തിൽ ഉള്ള ആളുകൾക്ക് അത്രപോലും ഒരു ഇല്ല എന്നാണ് അർഥം മറ്റ് ഒരു ബ ബീഷ് പ്രയം അഭിപ്രായം അബി അറബി സഞ്ചാരികൾ ആണ് പേരിന്റെ ഉല്പ പാകി ഉൽപാതിക്കു പിന്നിലാണ് ആണെന്നാണ് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും കണ്ട് അവർ അനുഗ്രഹിച്ച നാട് എന്ന അർത്ഥത്തിൽ എന്നും വിളിച്ചിരുന്ന എത്ര അത് അതുപോലെ അതുപോലെ ലോപിച്ചാണ് കേരളം എന്ന പേരുണ്ടായത് എന്ന് എന്നാണ് മലബാർ എന്ന പദം അറബികൾക്ക വഴി ലഭിച്ച വഴി ലഭിച്ചതാണെന്നാണ് എന്നതാണ് ഈ അഭിപ്രായ പ്രായത്തിനു കൂടുതൽ പിന്തുണ ഇരുന്നത് മഹ് മഹൽ എന്ന പദവും ബഹർ എന്ന പദവും ചേർന്നാണ് മലബാർ എന്ന പദമുണ്ടായത്രേ തത്രെ മഹാത്ഭുദർ ബഹ്ർ എന്നാൽ സുഗന്ധ വ്യജ്ഞങ്ങളുടെ നാട് എന്നർത്ഥം അത് പിന്നീട് ലഭിച്ച ഏർ ലഭി ലഭിച്ചാണ് മലബാർ എന്നായാണ് കേരള കേരളീയ അല്ലാതെ മറ്റൊരു കേരളം എന്ന തികച്ചും പറയുന്ന നിലനിന്നതിനു ശ്രദ്ധമാണ് english ഇൽ m എന്ന അക്ഷര അക്ഷരമുണ്ടാ മുണ്ടായിട്ടും കേരളം

ഏർ വാദം ചേർന്ന് അഥവാ ചേർത്ത എന്നിവ ചേർന്ന എന്നർത്ഥം കടൽമാറി കര കരക്കുടി ചേർത്ത് ചേർന്ന എന്നർത്ഥത്തിൽ ആണ് ഈ ഒരു കൂട്ടർ കരുതുന്നു അംഗ അംഗ അംഗലത്തിൽ ലെ നെയ്താൽ നിന്നെ എന്ന ഭൂപ്രദേശ ത്തിൽ വരുന്ന ഇവിടം കടൽ ചേരുന്ന ഇടം എന്നർത്ഥത്തിൽ ചേർന്നു എന്ന് വിളിച്ചിരുന്നു ചേർ plus ആളം എന്നതിന് സമുദ്രം എന്ന അർത്ഥമുണ്ട കടലരോമന സുചാരനാണ ഏർ ചെരളം വരുന്നത് ചേരൽ ചേരലാ കടൽത്തീന്റെ അധികാരവുമാ അധി അധി പേരുമായി ചേരാ രാജ്യത്തിന് നിന്നുമാക്കാം പേർ വന്നതാണ് കേരളം ഒരു മഹാ ഒത്തൊരുമയുടെ ഒരു സംസ്ഥാനമാണ് കേരളം

ഇപ്പം കൊഴപ്പംഉം വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുവാ. ഹ്മ്മ് ഇല്ല ഇപ്പം വെറുതെ ഇരിക്കുവാ. ഞാൻ ബാംഗ്ലൂർ ഫർമസിയിൽ വർക്ക് ചെയ്യുവായിരുന്നു. പിന്നെ വേറെ രണ്ടു മൂന്ന് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. ഈ ബാങ്കിങ്ങിന്റെ ഒക്കെ. commerce ആണ് കോമേഴ്‌സ് ആയിരുന്നു. ഹാ

അതിപോ എല്ലാരും എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ് ഈ മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി എടുക്കേണ്ടതാ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്.

മോഡി സർക്കാരിന്റെ ആഹ് അത് ശെരിയാ. പക്ഷെ എങ്കിൽ എല്ലാരും എടുത്തിരിക്കേണ്ട രണ്ടു ഇൻഷുറൻസ് ഉണ്ടു. അതിൽ ഒന്ന് important ആയി എടുത്തിരിക്കേണ്ട ഒരെണ്ണം ആൺ ലൈഫ് കവരും പിന്നെ medical emergency ആയിട്ടുള്ളതും. ഒരുപാടു ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ട് ഇതിന്റെ പ്രവർത്തിക്കുന്നതൊക്കെ. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിച്ച, തെരക്കിയിട്ട് നമ്മൾ എന്തോരം റിസ്ക് എടുക്കും എന്നുള്ള രീതിയിൽ, നമ്മൾ എത്ര പൈസ അതിൽ. നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടേ അതിലോട്ട് നമ്മൾ invest ചെയ്യാൻ പാടുള്ളു. പിന്നെ ഒരു കാര്യം സാധാരണ നമ്മൾ എല്ലാരും ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് insurance ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട പക്ഷെ അത് ഒരിക്കലും അങ്ങനെ അല്ല. അത് ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതിപ്പോ നമ്മുടെ പെങ്ങളുടെ കല്യാണ കാര്യത്തിന് ആയാലും അച്ഛന്റെ ആശുപത്രി കേസ് ആയാലും നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കണമ് ഇപ്പോ തന്നെ നമ്മൾ മെഡിക്കൽ എമെർജിൻസിക് വേണ്ടി എടുക്കുവാണെങ്കിൽ തന്നെ നമ്മുക് എന്തെങ്കിലും അപകടം പെട്ടന് സംഭവിക്കുവാണെന്ന് വെച്ചോ. അതിന് വേണ്ടി ഹോസ്പിറ്റൽ expenses

ഇതിനെക്കുറിച്ചു കൂടുതൽ എനിക്ക് അറിയത്തില്ല. എന്നാലും ഇത്രേ ഒക്കെ പിന്നെ ഇതിൽ ഒരു തെറ്റും കൂടി ഉണ്ട്. നമ്മൾ ഈ tax planning ഭാഗം ആയിട്ടാണ് ഈ ഇൻഷുറൻസ് എടുകുനെ, ചിലരൊക്കെ. അങ്ങനെ പോയിട്ട് എല്ലാരും പോയി ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ

അങ്ങനെ ഒക്കെ ഒരുപാടു ചതികൾ പറ്റുന്നുണ്ട് നോക്കിയും കണ്ടും വേണം നമ്മൾ ചെയ്യാൻ അത് തന്നെയാ നല്ലത്. അവരിൽ നിന്ന് തന്നെ എടുക്കുമ്പോ തന്നെ നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന് പറഞ്ഞ ഇൻഷുറൻസ് പോയി

അതിപ്പോ അവര് പറയും. ചിലപ്പോ monthly ആയിരിക്കും അല്ലെങ്കിൽ year കണക്കു ആയിരിക്കും. അവര് പറയും. നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രേം പൈസ ആയിരിക്കും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു തുക അവർ പറയും. അതാണെങ്കിൽ മാസത്തിൽ നമ്മള് പെട്ടെന്ന് അപകടം അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പോ ഉപകരിക്കും. നിങ്ങടെ വണ്ടിക് ഇൻഷുറൻസ് ഉണ്ടോ? ഹാ ഇതിപ്പോ നമ്മൾ വാഹനം ചെന്ന് ഒരാളെ ഇടിച്ച തന്നെയും അതിൽ ഉള്ള risk protect ചെയ്യാനും ഈ ഇൻഷുറൻസിനേം കൊണ്ട് സാധിക്കും മ്മ്ഹ അതാ. വണ്ടി റിപ്പർ ചെയ്യാനും ആ സമയത്തോക്ക്കെ

ലൈഫ് ഇൻഷുറൻസ് എന്ന പറയുമ്പോ നമ്മൾ എല്ലാരും എടുത്തിരിക്കണമ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. കാരണം പെട്ടന്ന് നമ്മൾ ഒരു എന്തെങ്കിലും പറ്റി ഒരു അപകടം പറ്റി മരണത്തെ സംഭവിക്കുവാണെങ്കിൽ നമ്മുടെ പേരിലാണ് ഇൻഷുറൻസ് എന്ന വെച്ചാൽ. ഇപ്പം അയാൾ മരിക്കുവാണെങ്കിൽ ആ കുടുംബത്തിന് ആ കമ്പനിന്ന് അയാളുടെ പേരിൽ ഒരു ലാഭം അനുസരിച്ച കൊടുക്കും. പൈസ കൊടുക്കും. നല്ല ഒരു തുക കൊടുക്കും. നല്ല ഒരു തുക കൊടുക്കുമ്പോ ആ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതം ആകുമല്ലോ. അതായത് ഇപ്പോ ചിലപ്പോ കൊച്ച പിള്ളേർ പഠിക്കുന്ന പിള്ളേർ ആയിരിക്കും. അപ്പോ അവരുടെ കുടുംബം ഒന്ന് സുരക്ഷിതം അവൻ വേണ്ടി നമ്മൾ സഹായിക്കും. ആ അവര് കൊടുക്കും. അതായത് നമ്മൾ അടക്കുന്നത് കൂടാതെ അതിൽ നിന്ന് കൊടുക്കും. അവര് കൊടുക്കും.